ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തെപ്പറ്റിയാണ്. കേരളം എന്ന് പറഞ്ഞാൽ, കേരളം മാത്രമല്ല, ഇന്ത്യയിലെ മൊത്തമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്കറിയാം. ഇന്ത്യ എന്ന് പറയുന്നത് 131 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ്. അവിടെ വൈവിധ്യമാർന്ന രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയപ്പാർട്ടികളുണ്ട്. ഇതെല്ലാമാണ് കേരളത്തെ ഇത്രത്തോളം കേരളത്തെ മാത്രമല്ല, ഇന്ത്യയെ തന്നെ ഇത്രത്തോളം വ്യത്യസ്തമാക്കുന്നത്. പ്രധാനമായും രണ്ടു പാർട്ടികൾ ആണുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും ഭാരതീയ ജനതാ പാർട്ടി. അതോടൊപ്പം തന്നെ വിവിധമായിട്ടുള്ള ചെറിയ തരത്തിലുള്ള ഘടക പാർട്ടികളും ഉണ്ട്. നമുക്കറിയാമല്ലോ ഡിന്നീ, ഇത്രത്തോളം ഉള്ള പാർട്ടികളാണ് ഇന്ത്യയുടെ ഓജസ്സും നാഡീ ഞരമ്പുമായി നിലനിൽക്കാൻ സാധിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ രണ്ടു പാർട്ടികൾ അതുപോലെതന്നെ പല തരത്തിലുള്ള പല ഘടക പാർട്ടികളും ഉണ്ട്. ജവഹർലാൽ നെഹ്റുവിൻറെ കാലഘട്ടത്തിൽ രണ്ടു പാർട്ടികൾ അമേരിക്കൻ കോൺസ്റ്റിട്യൂഷൻ പോലെ വന്നാൽ മതിയോ എന്നുള്ള സാഹചര്യം വന്നപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ അത് വേണ്ട, വൈവിധ്യമാർ, വൈവിധ്യമാർന്ന ജനങ്ങളുള്ള ഒരു നാടാണ്. ആ നാട്ടിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും, രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള ആളുകളും ഉണ്ടാകും. അതുകൊണ്ട് എത്ര പാർട്ടികൾ ഒരാൾക്ക് രൂപീകരിക്കാമോ, അത്രത്തോളം പാർട്ടികൾ രൂപീകരിക്കാൻ കഴിയും എന്ന ഒരു വലിയ ആശയം നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന, പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവാണ് ആദ്യമായി രൂപീകരിച്ചത്. രാഷ്ട്രീയപരമായ തീക്ഷ്‌ണഫലങ്ങളും അഞ്ചുകൊല്ലം കൂടുമ്പോഴുള്ള ഇലക്ഷനും എല്ലാമാണ് ഇന്ത്യയിലെ ആര് നയിക്കണം എന്നുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ നയിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് മതത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും എല്ലാവിധ കാര്യങ്ങളാലും ഒറ്റ കെട്ടായി നിൽക്കുന്ന ഒരു രാജ്യമാണ് അത്തരത്തിലുള്ള ഒരു രാജ്യത്തെ മുന്നോട്ടുകൊണ്ടുപോകുന്നതെന്നു പറഞ്ഞുകഴിഞ്ഞാൽ അവിടുത്തെ രാഷ്ട്രീയ പ്രതിബദ്ധതയും അവിടുത്തെ സാഹചര്യങ്ങളും എല്ലാമാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഡെന്നിക്കൊരു രാഷ്രീയമുണ്ടാകും.ആ രാഷ്ട്രീയ ബോധ്യം എന്താണെന്നന്നും ഏതു രാഷ്രീയ പാർട്ടിയുമായിട്ടാണ് അങ്ങയുടെ താല്പര്യം എന്നും എങ്ങനെയാണ് മതവും സൗഹാർദ്ദതയും എല്ലാം അതിൽ ഉടലെടുക്കുന്നത് എന്നുമുള്ള ഒരാശയം താങ്കൾ പറയുകയാണെങ്കിൽ വളരെയേറെ ഉപകാരപ്രദമായിരിക്കും. ആ ആൽവിൻ താങ്കൾ പറഞ്ഞത് പോലെ ഇവിടെ ഒരു മൾട്ടി പാർട്ടി സിസ്റ്റം ആണ് നമ്മുടെ കൺട്രിയിലുള്ളത്. എഴുന്നൂറിൽ പരം പരം പാർട്ടികൾ ഈ രാജ്യത്തുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്

പ്രഭുലമായ പാർട്ടികൾ പറഞ്ഞാലിപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തില് ഭാരതീയ ജനതാ പാർട്ടിയും ഇന്ത്യൻ നാഷനൽ കോൺഗ്രസും ആണ്. എന്നാൽ താങ്കൾ ചോദിച്ച ഒരു ചോദ്യമെന്ന് പറയുന്നത് ഞാൻ ഏത് പാർട്ടിയുടെ ആശയങ്ങളോടാണ് കൂടുതൽ അടുത്ത് നിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യൻ നാഷനൽ കോൺഗ്രസ്സിന്റെ രാഷ്ട്രീയ ആശയങ്ങളോടാണ് കൂടുതൽ അടുത്ത് നില്ക്കുന്നത്. കാരണം, വിഭജനമല്ല ഒരുമിച്ച് നില്ക്കുന്നതാണ് ഇന്ത്യ എന്നുള്ള ഒരു ഒരു ബോധ്യം അവർ ജനത്തിനു മേൽ അവർക്ക് പകരുവാൻ സാധിച്ചിട്ടുണ്ട്. അതായത് മതത്തിന്റെയോ ജാതിയുടെയോ അതേപോലെ തന്നെ ഭാഷയുടെയോ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഇന്ത്യ എന്ത് എന്നുള്ളത് ചോദിച്ചാൽ ഇന്ത്യൻ നാഷനൽ കോൺഗ്രസ്സ് ആണ് എന്ന് ഞാൻ പറയും. താങ്കളുടെ ഒരു രാഷ്ട്രീയ ചായ്‌വ് എങ്ങനെയാണ് മിസ്റ്റർ ആൽവിൻ? ഞാനൊരു, ഒരുപക്ഷെ ഞാനൊരു നിഷ്പക്ഷമായ ഒരു രാഷ്ട്രീയ അനുഭാവം പുലർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്തൊക്കെപ്പറഞ്ഞാലും വർഗീയതയും അതുപോലെതന്നെ സൗഹാർദത്തിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉടലെടുക്കുന്ന ഒരു പാർട്ടി ആയിട്ടാണ് ബിജെപിയെ എനിക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം അവരുടെ ഈ ഒരു പത്ത്, എട്ടൊമ്പത് വർഷത്തിലായുള്ള അവരുടെ മാറ്റങ്ങൾ, അവർ നടത്തുന്ന, പുലർത്തുന്ന ചിന്താരീതികൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് വളരെയധികം ഭയവും എനിക്ക് വളരെയേറെ ആശങ്കയുമുണ്ട്. പക്ഷെ എന്നാൽ പോലും അവരാണെങ്കിൽ പുലർത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എന്നുപറഞ്ഞാൽ എനിക്ക് വളരെയേറെ ഭയാനകമായ ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രമുഖ പാർട്ടി എന്ന് പറഞ്ഞാൽ പോലും അത്തരത്തിലുള്ള ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്രീയ സാ, ചിന്തകളോട് എനിക്ക് താല്പര്യമുണ്ട്. അതോടൊപ്പം കമ്മ്യൂണിസവും വളരെയേറെ നല്ല ഒരു ആശയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽപോലും കമ്മ്യൂണിസം എന്ന ആശയമല്ല, അവർ പുലർത്തുന്ന രാഷ്ട്രീയ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുലായം സിങ് യാദവിന്റെ പാർട്ടിയായിട്ടുള്ള ഡിഎസ്, പാർട്ടിയോട് താൽപ്പര്യമുണ്ട്. അതുപോലെതന്നെ തമിഴ്നാട്ടിലുള്ള ദ്രാവിഡ രാഷ്ട്രീയത്തോട് എനിക്ക് താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഒരു നിഷ്പക്ഷ രാഷ്ട്രീയ ചേരിതിരിവാണ് എനിക്ക് താല്പര്യം, പൊതുവെ താല്പര്യമുള്ളത്. എന്നാൽപോലും മെമ്പർ ഓഫ് പാർലിമെന്റ് ഇലക്ഷൻ വരികയാണെങ്കിൽ ജയിക്കാൻ പോകുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസോ അല്ലെങ്കിൽ ബിജെപിയോ ആയിരിക്കും. കാരണം അവർക്കാണ് കേരളത്തിൽ, ഇന്ത്യയിൽ ഉടനീളമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമുള്ളത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം വരുമ്പോൾ വർഗീയ ചേരിതിരിവുള്ള ബിജെപിയേക്കാൾ എനിക്ക് കൂടുതൽ താല്പര്യമുള്ളത്, എനിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വോട്ടു ചെയ്യണമെന്നാണ് എന്റെ മനസ് പറയുന്നത്. എന്നാൽപോലും കഴിഞ്ഞ പത്തറുപതു കൊല്ലമായിട്ട് അവരുടെ അഴിമതികളും മറ്റെല്ലാ തീരുമാനങ്ങളും എനിക്ക്

എന്നിരുന്നാൽപോലും നമ്മുടെ കേരളം എന്ന് പറയുന്നത് വല്ല വൈവിധ്യമാർന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും അതുപോലെതന്നെ വൈവിധ്യമാർന്ന പാർട്ടികളും എല്ലാം നിലനിൽക്കുന്നതാണ്. എൽഡിഎഫ്, യൂഡിഎഫ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടു ചേരികൾ ആണുള്ളത്. അതോടൊപ്പം തന്നെ മൂന്നാം ചേരിയായിട്ട് ബിജെപിയും വരുന്ന ഒരു സാഹചര്യം നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ മിസ്റ്റർ ഡെന്നി, എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത് ഏതു പാർട്ടിക്കാണ് അങ്ങയുടെ ഒരു വോട്ട്, ഏതു തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് അങ്ങയെ പിടിച്ചുലയ്ക്കുന്നത്? അങ്ങയുടെ പാരമ്പര്യത്തിൽ അങ്ങേയ്ക്ക് വന്നിട്ടുള്ള, എന്തുകൊണ്ടാണ് ആ പാർട്ടിക്ക് വോട്ടുചെയ്യാനുള്ള സാഹചര്യം എന്നീ കാരണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അങ്ങേയ്ക്ക് എന്താണ് പറയാനുള്ളത് മിസ്റ്റർ ഡെന്നി? താങ്കൾ ഇപ്പോൾ ചോദിച്ച ചോദ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയമാണ് . കേരള രാഷ്ട്രീയത്തിൽ താങ്കൾ പറഞ്ഞത് പോലെ ആ നേരത്തെയൊക്കെ അതായത് ഒരു അഞ്ച് അല്ലെങ്കിൽ എട്ട് കൊല്ലം മുമ്പ് യു ഡി എഫ് ഉം എൽ ഡി എഫ് ഉം മാത്രം നിലനിന്നിരുന്ന സാഹചര്യം ആയിരുന്നു എന്നാൽ ഇന്ന് അതല്ല. ഇന്ന് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ എന്ന് പറഞ്ഞ ഒരു നാഷനൽ ഡെമോക്രാറ്റിക് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ചേരിയും കൂടെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. എന്നാലും ഏത് പക്ഷത്തിന്റെ കൂടെ ആണ് എന്റെ മനസ്സ് പോകുന്നതെന്ന് താങ്കൾ ചോദിച്ചു. ഞാൻ എന്നാലും യു ഡി എഫ് പക്ഷം അല്ലെങ്കിൽ ഇന്ത്യൻ നാഷനൽ കോൺഗ്രസ്സ് പക്ഷത്തിന്റെ കൂടെ ആയിരിക്കും. കാരണം, എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്, അതിന്റെ ഏറ്റവും സമ്പന്നമായ പാർട്ടി സി പി ഐ എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ഈ പാർട്ടി, ആ പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി നോക്കി കഴിഞ്ഞാൽ ഫാർ ലെഫ്റ്റ് ആണ്. തീവ്ര ഇടത്തുപക്ഷക്കാരാണ്. അവരുടെ ഒപ്പം നിക്കാത്ത ആളുകളെ വെട്ടി കൊല്ലുവാനും എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകൾ. അതേ സമയം ബി ജെ പി നോക്കുക ആണെങ്കിലും

എന്നുള്ള അവരുടെ ആ മറ്റുള്ള എതിർ അഭിപ്രായങ്ങളെ മാനിക്കാതിരിക്കുക , എതിരെ നില്ക്കുന്ന ആളുകളെ നശിപ്പിച്ചു കളയുക എന്നുള്ള ഒരു രാഷ്ട്രീയമാണ് ഈ ഫാർ ലെഫ്റ്റ് ഉം ഫാർ റൈറ്റ് ഉം ചെയ്യുന്നത്. രണ്ടും ഒരു ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളായി മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അതേ സമയം ഇന്ത്യൻ നാഷനൽ കോണ്ഗ്രസ്സിന്റെ ഒരു മിത വാദം അതായത് ഒരു ഒരു എതിരെ നിൽക്കുന്നവനും സംസാരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് വളരെ വ്യക്തമായി അറുപത് കൊല്ലം കൊണ്ട് ഇവിടെ അറുപത് എഴുപത് കൊല്ലം കൊണ്ട് ഭരിച്ചു തെളിയിച്ച ആ ഇന്ത്യൻ നാഷനൽ കോണ്ഗ്രസ്സിന്റെ കൂടെ തന്നെയായിരിക്കും എന്റെ വോട്ട് എന്നാണെന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും. വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നെയും അതുതന്നെയാണ് കൂടുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലോട്ടൊക്കെ ആകർഷിക്കാനുള്ള ഏറ്റവും വലിയ ഘടകം എന്ന് പറഞ്ഞാൽ. യുഡിഎഫ് ആയിക്കോട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിക്കോട്ടെ, അവിടെ സാഹോദര്യത്തിനും വർഗീയതയ്‌ക്കെതിരുമായിട്ട് എല്ലാവര്ക്കും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടു നയിക്കാനുള്ള ഒരു ശബ്ദം അതാണെങ്കിൽ ആ പാർട്ടി നമുക്ക് നല്കുന്നുണ്ടെന്നുള്ള ഒരു സൂചനയാണ് അവരെപ്പോഴും നമുക്ക് നൽകിയിട്ടുള്ളത്. ഹിന്ദുത്വം, എന്ന് പറഞ്ഞിട്ടുള്ള, വർഗീയ എന്ന് പറഞ്ഞിട്ടുള്ള, മിതവാദം, വർഗീയപരമായിട്ടുള്ള ചേരികളൊക്കെ ആ ചേരികൾ ഉണ്ടാക്കിക്കൊണ്ടും അതുപോലെ വർഗീയ ശക്തികൾക്ക് കൂട്ടുപിടിച്ചുകൊണ്ടും ഉള്ള ആർഎസ്എസ് പോലുള്ള വർഗീയ ശക്തികൾക്ക് കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ആ ഒരു വാദത്തെ ഒരു കാരണവശാലും ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് ഒരു കാലത്തും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ഡെന്നി അങ്ങ് പറഞ്ഞത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അഞ്ചു കൊല്ലത്തിന, കഴിഞ്ഞിട്ടാണ് ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വരുന്നുണ്ടാകുക. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുമ്പോൾ നമ്മളാണെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ യുവത്വം എന്നുള്ള നിലയിൽ നമ്മൾ ആൺ യുവാക്കൾ ആയിട്ടുള്ള വ്യക്തികളായിട്ടുള്ളത്. നമ്മൾ, ഇന്ത്യയുടെ യുവാക്കൾ ആയിട്ടുള്ള നമ്മൾ എന്താണ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിനുവേണ്ടി മുന്നോട്ടു വയ്ക്കുന്ന പദ്ധതികൾ? അങ്ങയുടെ മനസ്സിലുള്ള പദ്ധതികൾ എന്തെല്ലാമാണ്? ഇന്ത്യയിലെ യുവാക്കൾ, ഇന്ത്യയിൽ, ലോകത്തുതന്നെ ഏറ്റവുമധികം യുവത്വശക്തിയുള്ളത് ഇന്ത്യയിലാണ്. അത്രത്തോളം യുവത്വ ശക്തിയുള്ള ഇന്ത്യയിലൊട്ടേയ്ക്ക് എന്തെല്ലാം മാറ്റങ്ങൾ അങ്ങേയ്ക്ക് കൊണ്ടുവരാൻ സാധിക്കും? ഒരു യുവത്വത്തിന്റെ ഘടകം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ യുവാക്കളെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ അങ്ങേയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും?

അറുപതും എഴുപതും പ്രായം കഴിഞ്ഞ, വാർദ്ധക്യത്തിന്റെ പടുകുഴിയിൽ നിൽക്കുന്ന ആളുകളാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾക്കെല്ലാം എന്തൊരു നിലപാടാണ് അങ്ങേയ്ക്കു കൊണ്ടുവരാൻ സാധിക്കുന്നതെന്നാണ് എന്റെ ഒരു ചോദ്യം. അതെനിക്ക് വളരെയേറെ ഉപകാരപ്രദമാകും. താങ്കൾ പറഞ്ഞപോലെ തന്നെ ഈ രാഷ്ട്രീയത്തിൽ അത് ഏത് പാർട്ടി ആയിക്കോട്ടെ ഏത് ഏത് സംസ്ഥാനമായിക്കോട്ടെ അവിടെയെല്ലാം രാഷ്ട്രീയത്തിൽ എന്നും അന്നും ഇന്നും മുന്നിട്ടു നില്ക്കുന്നത് താങ്കൾ പറഞ്ഞ വയോധികരാണ്. ഏത് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങൾ നോക്കിയാലും താങ്കൾ പറഞ്ഞ പോലെ അറുപത് വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സിനു മുകളിലുള്ള ആളുകളാണ് ഒരു ഒരു ചെറുപ്പക്കാരൻ, ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാരൻ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരൻ സൽസ്വഭാവിയായ ചെറുപ്പക്കാരൻ ഇദ്ദേഹം മുന്നോട്ട് വരുവാൻ ആഗ്രഹിച്ച് ആ ഒരു പാർട്ടി ഏത് പാരട്ടിയും ആയിക്കോട്ടെ ആ ഒരു പാർട്ടിയിൽ തുടർന്ന് കഴിഞ്ഞാൽ നീ ചെറുപ്പമാണ് നിനക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള ഒരു ഒരു

അതുകൊണ്ടു തന്നെ ഈ പ്രായമുള്ള ആളുകൾ ആളുകൾക്ക് അന്ന് അവർ ജീവിച്ച രീതികളിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നു എന്നും അതിന് അനുസരിച്ച് ഉയരണം എന്നും ഉള്ള ഒരു നിലപാട് അവർക്ക് ഇന്നും ആ ഒരു യുക്തി അവർക്ക് കിട്ടിയിട്ടില്ല. അത്കൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ അധികം യംഗ് പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ്. അത്കൊണ്ട് തന്നെ അവരെ അവരുടെ കൈയിലാണ് ഭാവി. ഇന്ത്യ നാളെ എന്താകണമെന്ന് തീരുമാണിക്കുന്നത് ഇന്നത്തെ യുവത്വമാണ്. ഇന്നത്തെ യുവത്വത്തിന് വേണ്ടിയത് നല്കുവാൻ രാഷ്ട്രീയത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അവർ യുവാക്കളായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ പരിചയത്തിന്റെയോ എക്സ്പീരിയൻസിന്റെയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കൊല്ലത്തിനുള്ളിൽ പ്രവർത്തന പരിചയത്തിൽ നേടിയെടുക്കാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാമെന്നാണ് എന്റെ വിശ്വാസം. അതുപോലെ ഇപ്പോഴത്തെ യുവത്ത്വം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ തന്നെയാണ്. അതിനു എന്തു ചെയ്യ് എന്തു പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യുവാക്കൾ തന്നെ മുകളിലെത്തി പ്രൈം മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ പോലുള്ള പോസ്റ്റുകൾ അത്രയും നിർണായകമായ പോസ്റ്റുകൾ യുവാക്കളുടെ കൈയിൽ വന്നു കഴിഞ്ഞാൽ ഇതിന് എന്തു ചെയ്യണമെന്ന് അവർ തന്നെ ആലോചിച്ച് അവർ തന്നെ യുക്തിപരമായ ഒരു തീരുമാനമെടുക്കും. അതുകൊണ്ട് അതിനുള്ള അവസരങ്ങൾ ഒരുക്കികൊടുക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത് എന്നാണ് മിസ്റ്റർ ആൽവിൻ എന്റെ ഒരു വിശ്വാസം. അങ്ങ് പറഞ്ഞതിനോട് നൂറു ശതമാനം ഞാൻ യോജിക്കുന്നു. വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങൾ ആണ് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പോലും മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഒരു രാജ്യത്തിന്റെ ഈ യുവത്വത്തിന്റെ സിരകളിലോടുന്നൊരു യുവാക്കളാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ ഒരു വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ. പക്ഷെ എനിക്ക് മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രാഷ്ട്രീയത്തെ കളിപ്പാവകളാക്കി, രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇന്ത്യയിലെ പല സ്ഥാപനങ്ങൾ, ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിക്കൊള്ളട്ടെ, മറ്റു പല സ്ഥാപനങ്ങളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾക്കുവേണ്ടി നടത്തുന്ന ഇത്തരത്തിലുള്ള പൊറോട്ടു നാടകങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നടത്തുന്ന ബിജെപി നടത്തുന്ന രാഷ്ട്രീയമായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു പല പാർട്ടികളായിക്കോട്ടെ അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കളെ പൈസകൊടുത്തു വിലയ്ക്കുവാങ്ങി റിസോർട്ടുകളിലെല്ലാം തിമിർത്താടി അവരെയാണെങ്കിൽ വിലയ്ക്ക് വാങ്ങുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വരുന്നത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. കേരളത്തിൽ അത് അത്രത്തോളം വ്യാപകമല്ലെങ്കിൽ പോലും മറ്റ് നാടുകളിൽ ഇതെല്ലാം നമ്മൾ സുലഭമായി കാണുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രക്രിയകളുംഇത്തരത്തിലുള്ള അൻപത് നൂറു കൊല്ലം മുൻപുള്ള രാഷ്ട്രീയസാഹചര്യങ്ങളെയും തന്നെ വീണ്ടും മാറ്റി മാറ്റി സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല യുവാക്കൾ എന്ന് പറയുമ്പോൾ നമുക്കാണെങ്കിൽ ഇവിടെയൊരു ശബ്ദമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ വരുന്നത്. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഇവിടുത്തെ കാരണവന്മാരും അല്ലെങ്കിൽ പ്രായാധിക്യത്തിലുള്ള വ്യക്തികളുമാണ്. ഒരു ഇലക്ഷനായിക്കോട്ടെ, ഒരു വോട്ടായിക്കോട്ടെ, നമ്മുടെ പ്രായ, നമ്മുടെ ഇലക്ഷന്റെ ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വോട്ടിന്റെ വിലയ്ക്ക് അതിനനുയോജ്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കുന്ന ഒരു സാഹചര്യം നമുക്കിന്ന് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരുന്നില്ല. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രപോലുള്ള അല്ലെങ്കിൽ അദ്ദേഹം എന്ന് പറയുന്നത് യുവത്വത്തിന്റെ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ? കോൺഗ്രസ് എന്ന് പറയുന്നത് ബിജെപിയുടെ വർഗീയ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ പോരാടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ അവരുടെ രാഷ്ട്രീയ പ്രക്രിയകൾ

ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പൊറോട്ടുകളെ അല്ലെങ്കിൽ യുവത്വമാർന്ന ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളെയെല്ലാം ചെറുക്കൻ സാധിക്കുക എന്ന ഒരു ചോദ്യം എനിക്ക് വളരെ ആകുലപ്പെടുത്തുന്ന ഒരു കാര്യമാണ്.

താങ്കൾ ഇപ്പോൾ സൂചി, സൂചിപ്പിച്ചത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതോരിറ്റീസ് ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പോലുള്ള ഒരു പ്രസ്ഥാനത്തെ രാഷ്ട്രീയത്തിന്റെ പേരിൽ മുതലെടുക്കുക

വളരെ ഇൻഡിപെൻഡൻറ് ആയിട്ട് നിക്കുന്ന ഒരു ഒരു പ്രസ്ഥാനമായിരുന്നു. ഇന്ന് അത് രാഷ്ട്രീയക്കാരുടെ ഒരു ഒരു കാലിത്തൊഴുത്തായി മാറിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ മുന്പെ സൂചിപ്പിച്ചത് കോൺഗ്രസ്സ് ഭരിച്ചാലുള്ള ജനാധിപത്യവും ബി ജെ പി പോലുള്ള ഒരു ഫാർ റൈറ്റ് പാർട്ടി ഭരിച്ചാലുള്ള ജനാധിപത്യവും തമ്മിലുള്ള വ്യത്യാസം. അത് ബി ജെ പി മാത്രമല്ല ഒരു ഫാർ ലെഫ്റ്റ് പാർട്ടി ഭരിച്ചാലും ഏത് ആശയത്തിന്റെ ആണേലും രണ്ടറ്റങ്ങളിൽ ഫാർ ലെഫ്റ്റ് ഓർ ഫാർ റൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേ സാഹചര്യം കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ഇത് ഒരു ഇൻഡിപെൻഡൻറ് അതോറിറ്റിയാണ് എലക്ഷൻ കമ്മിഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിനെ എന്തു കൊണ്ട് ഇങ്ങനെ നമ്മൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട് ബീഹാർ, ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ ബി ജെ പി ക്കാർ ചെന്ന് പോള് എന്താ പോള് ചെയ്യുന്ന ബൂത്തുകൾ പിടിച്ചടക്കുകയും അവിടെ ഗുണ്ടായിസം നടത്തി ആളുകളെ നിർബന്ധിച്ച് ആവർക്ക് വേണ്ടി വോട്ട് കുത്തിക്കുകയും അല്ലെങ്കിൽ അവരുടെ തന്നെ അവിടത്തെ ലോക്കൽ രാഷ്ട്രീയ നേതാക്കൾ വന്നു ഇവരുടെ പേരിൽ, ഈ പറയുന്ന ബൂത്ത് ഏജന്റുമാരുടെ മുന്നിൽ വച്ച് തന്നെ താമരക്ക് കുത്തുന്ന ഒരു ഒരവസ്ഥ നമ്മൾ പല വട്ടം കണ്ടിട്ടുള്ളതാണ്. ഇതുപോലുള്ള അവസ്ഥകൾ എന്തു കൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് നാം ആലോചിക്കേണ്ടതാണ്. എന്തുകണ്ടാണ് കോൺഗ്രസ്സ് ഭരിച്ചപ്പോൾ ജനാധിപത്യവും ബി ജെ പി ഭരിച്ചപ്പോഴുള്ള ഫാസിസവും തമ്മിലുള്ള വ്യത്യാസം അത് ഇപ്പോൾ അത്കൊണ്ട് തന്നെയാണ് ഞാൻ കോൺഗ്രസ്സ് എന്നു പറഞ്ഞ ഒരു പാർട്ടി, ജനാധിപത്യ മൂല്യങ്ങൾ ഉള്ള പാർട്ടിക്കു വേണ്ടി ഞാൻ എന്നും അന്നും ഇന്നും നിലകൊള്ളുന്നത്. ഇന്ത്യ മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ത്യയിലെ ആളുകൾക്ക് ജനാധിപത്യം വേണമെങ്കിൽ കോൺഗ്രസ്സ് തന്നെ വേണമെന്ന് ഞാൻ ഇന്നും ഉറച്ച് വിശ്വസിക്കുന്നതിന്റെ കാരണം അതാണ് മിസ്റ്റർ ആൽവിൻ. ഇന്നും നമ്മൾ ജനാധിപത്യത്തിന്റെ ഒരു ഇൻഡെക്സ് ഉണ്ട് യുഎന്നിന്റെ. അതിൽ നിന്ന് ഇന്ത്യ ഓരോ വർഷം താഴേയ്ക്ക് പോകുകയാണ്. പ്രസ് ഫ്രീഡം, അതായത് മാധ്യമങ്ങൾക്കുള്ള ഫ്രീഡം അതിന്റെ ഒരു ഇൻഡെക്സ് ഉണ്ട്. അതുപോലുള്ള കാര്യങ്ങളിൽ ഇന്ത്യ താഴേയ്ക്ക് പോകുകയാണ്. അതായത് ജനാധിപത്യം, എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇന്നും ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്നിട്ട് വീണ്ടും വീണ്ടും ബി ജെ പി പോലുള്ള പാർട്ടി ജയിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞത് പോലെ

ഒരു സംഘടനാസംവിധാനം, എതിർ, ചെറുത്തു നിൽക്കുവാനുള്ള സംഘടനാസംവിധാനം അതാണ് കോൺഗ്രസ്സിന് വേണ്ടത്. അതും കൂടെ ഉണ്ടെങ്കിൽ കോൺഗ്രസ്സ് ഇന്ത്യയെ ഭരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ പിടിച്ചുകെട്ടാൻ ആർക്കും സാധിക്കില്ല എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു മിസ്റ്റർ ആൽവിൻ. വളരെ സംഗതമായ ഒരു കാര്യമാണ് അങ്ങ് പറഞ്ഞിട്ടുള്ളത്. വളരെ പ്രൊഡക്ടീവ് ആയിട്ടുള്ള കുറെയേറെ കാര്യങ്ങളും ആശയങ്ങളും നമുക്ക് രണ്ടുപേർക്കും ഇതിലൂടെ ചർച്ച ചെയ്യാൻ സാധിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യുവാക്കൾക്ക് വലിയ ഒരു മുന്നേറ്റം വരുത്താൻ സാധിക്കട്ടെ എന്നും അതുപോലെ ഇലക്ഷൻ എന്ന് പറയുന്നത് യാതൊരുവിധ സ്വാതന്ത്ര്യവും, സ്വതന്ത്രമായി നടക്കട്ടെ എന്നും രാഷ്ട്രീയക്കാരുടെ, എഹ് രാഷ്ട്രീയക്കാരുടെ സ്വാധീനമില്ലാതെ ഇതെല്ലം നടക്കട്ടെ എന്നും ഞാൻ ആഗഹിക്കുന്നു. നമ്മുടെ യുവാക്കൾക്ക് വലിയൊരു ശബ്ദമുണ്ടാകാൻ സാധിക്കട്ടെ എന്ന് നല്ലൊരു രാഷ്ട്രീയ സാഹചര്യം, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ പല പ്രശ്നങ്ങളും അങ്ങ് പറഞ്ഞതുപോലെ പല കാര്യങ്ങളും മുന്നോട്ടു നയിക്കുവാനും അതിനെല്ലാത്തിനും വലിയൊരു വിമുക്തി നേടുവാനും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കീ ചർച്ചയ്ക്ക് വലിയൊരു